ലിബ്രിയോഫീസിംപ്രസ് പ്രിന്റിംഗ് a പ്രസന്റേഷൻ ന്റെ സ്പോക്കന്റ്യൂട്ടോറിയൽ ലേയ്ക്ക് സ്വാഗതം ഈ ട്യൂട്ടോറിയൽ ല് നമ്മള് പ്രിന്റിങ്ങിന്റെ വിവിധ ഒപ്ഷൻസ് പഠിക്കും സ്ലൈഡ്സ് ഹാൻഡൌട്ട്സ് നോട്ട്സ് കൂടാതെ ഔട്ട്ലൈൻ ഇവിടെ നമ്മള് ഉപയോഗിക്കുന്നത് ഉബുണ്ടുലിനക്സ്1004 കൂടാതെ ലിബ്രെ ഓഫീസ് സ്യൂട്ട് പതിപ്പ് 334
നിങ്ങളുടെ പ്രസന്റേഷൻ ന് ഹാര്ഡ് കോപ്പികള് പ്രിന്റ് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകാം
ഉദാഹരണത്തിന് നിങ്ങള്ക്ക് നിങ്ങളുടെ പ്രേക്ഷകര്ക്ക് പ്രസന്റേഷൻ ന്റെ പകര്പ്പുകള് പിന്നീടുള്ള പരാമര്ശത്തിനായാണ് നല്കേണ്ടതായി വന്നേക്കാം
അതിനാല് ആദ്യം നമുക്ക് പ്രസന്റേഷൻ സാംപിൾ Impressൽ double ക്ലിക്ക് ചെയ്തുകൊണ്ട് തുറക്കാം
നിങ്ങളുടെ സ്ലൈഡ്സ് ന്റെ പ്രിന്റ്സ് എടുക്കാന് ഫൈൽ ഉം പിന്നെ പ്രിന്റ് ഉം ക്ലിക്ക് ചെയ്യുക പകരമായി നമുക്ക് CTRL P കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യാം
ജനറൽ ആൻഡ് ഓപ്ഷൻസ് ടാബ്സ് ന് കീഴിലുള്ള ക്രമീകരണങ്ങളറിയാന് ലിബ്രെ ഓഫീസ് വ്രൈട്ടർ സീരീസ് ലുള്ള വ്യൂവിംഗ് ആൻഡ് പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ് നെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ കാണുക ഡോക്യുമെന്റ് ഫീൽഡ് ല് ജനറൽ tab ലെ പ്രിന്റ് നുതാഴെയായി ഇംപ്രസ് ള്ള അതുല്യമായ വിവിധ ഓപ്ഷൻസ് കാണാം ഈ ഓപ്ഷനുകള് ആഗ്രഹിച്ച ഫോർമാറ്റ് ല് നമ്മുടെ സ്ലൈഡ്സ് ന്റെ പ്രിന്റ് എടുക്കാന് സഹായിക്കും സ്ലൈഡ്സ് ഹാൻഡൌട്ട്സ് നോട്ട്സ് കൂടാതെ ഔട്ട്ലൈൻ
നമ്മള് സ്ലൈഡ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കും
ഇനി നമുക്ക് ലിബ്രിയോഫീസ് ഇംപ്രസ് tab ല് ക്ലിക്ക് ചെയ്യാം
ഇവിടെ നിങ്ങള്ക്ക് പ്രിന്റ് ചെയ്യാനാഗ്രഹിക്കുന്ന സ്ലൈഡ് ന്റെ ഭാഗങ്ങള് തിരഞ്ഞെടുക്കാം ഉള്ളടക്കത്തിനു കീഴില് നമുക്ക് സ്ലൈഡ് നാമെ ഡേറ്റ് ഉം ടൈം കൂടാതെ ഹിഡൻ പേജസ് തിരഞ്ഞെടുക്കാം
ടെക്സ്റ്റ് വിശദീകരിക്കുന്നതുപോലെ ഇവ സ്ലൈഡ് ന്റെ പേര് തീയതി സമയംകൂടാതെ തുടര്ന്ന് കളർ ന് കീഴില് ഗ്രേ സ്കേൽ തിരഞ്ഞെടുക്കാം
ടെക്സ്റ്റ് വിശദീകരിക്കുന്നതുപോലെ മറ്റ് ഓപ്ഷൻസ് സ്ലൈടിനെ അതിന്റെ ഒറിജിനൽ കളർ ല് പ്രിന്റ് ചെയ്യും സൈസ് നു കീഴില് ഫിറ്റ് ടോ പ്രിന്റബിൾ പേജ് തിരഞ്ഞെടുക്കുക
നിങ്ങള്ക്ക് ലിബ്രെ ഓഫീസ് ഇംപ്രസ് tab ല് നിങ്ങളുടേതായ മറ്റ് സൈസ് ഓപ്ഷനുകൾ തിരയുക
നിങ്ങൾക്ക് പ്രിന്റ്സ് എടുക്കാനുള്ള ആവശ്യമനുസരിച്ച് വിവിധ സാദ്ധ്യതകള് പേജ് ലേയൂട്ട് tab ല് ലഭ്യമാണ്
നമുക്ക് പ്രിന്റൌട്ട് ന്റെ ഒരേ പേജില് ഒരുപാട് സ്ലൈഡ്സ് ആവശ്യമാണ് എന്ന് വിചാരിക്കുക
അതിനാല് പേജസ് പെർ ഷീറ്റ് തിരഞ്ഞെടുക്കുക
ഡിഫാൾട്ട് ആയി ഇത് പ്രിന്റ്സ് 1 സ്ലൈഡ് ആണ്
ഇവിടെ ചെറിയ പേജ് റിവ്യൂ കാണുക
drop ഡൌൺ അറോ യില് ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യാനുള്ള പേജുകളുടെ എണ്ണം തിരഞ്ഞെടുക്കുക നമ്മള് പ്രിവ്യൂ ല് 2 തിരഞ്ഞെടുത്താല് നമുക്ക് 2 പേജസ് കാണാം
നമ്മള് 6 തിരഞ്ഞെടുത്താല് ഓരോ പേജ് ഓപ്ഷൻ നും ചുറ്റിലും ദ്രാവ് a ബോർഡർ തിരഞ്ഞെടുക്കുക ഇത് ചുറ്റുമൊരു കറുത്ത ബോർഡർ ഓരോ പേജിലും പ്രിന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നു ഇത് പേജിനെ കൂടുതല് ആകര്ഷകമാക്കും
അടുത്ത ഓപ്ഷൻ ബ്രോച്ചൂർ ആണ് ബ്രോച്ചൂർ രൂപത്തിൽ പ്രിന്റ് ചെയ്യുമ്പോൾ അത് സ്ലൈഡ്സ് നെ മടക്കാൻ സഹായിക്കുന്നു
എന്നിരുന്നാലും നമ്മളീ ഓപ്ഷൻ തിരഞ്ഞെടുക്കില്ല
നിങ്ങള്ക്കീ ഓപ്ഷൻ നെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം
ഓപ്ഷൻസ് ടാബിലുള്ള ചെക്ക് ബോക്സ് അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക
ഈ ചെക്ക് ബോക്സ് പ്രത്യേക ആവശ്യങ്ങള്ക്കായുള്ളതാണ് നമ്മളീ ട്യൂട്ടോറിയൽ ല് അത് ചര്ച്ച ചെയ്യില്ല
ഇനി പ്രിന്റ് ബട്ടൺ ല് ക്ലിക്ക് ചെയ്യാം
പ്രിന്റർ കൃത്യമായി കോണ്ഫിഗര് ചെയ്തിട്ടുണ്ടെങ്കില് പ്രിന്റർ ഇപ്പോള് പ്രിന്റ് ചെയ്ത് തുടങ്ങേണ്ടതാണ്
തുടര്ന്ന് ജനറൽ tab ലെPrint ലെ ഡോക്യുമെന്റ് fieldൽ ഹാൻഡൌട്ട് തിരഞ്ഞെടുക്കുക
ഡിഫാൾട്ട് ആയി ഒരു പേജിൽ 4 സ്ലൈഡ്സ് ഉണ്ട് കൂടാതെ ഡിഫാൾട്ട് ക്രമം ഇടത്തു നിന്നും വലത്തേയ്ക്കും പിന്നെ താഴേയ്ക്കുമാണ് ഇവ പ്രസന്റേഷൻ നുവേണ്ടി മാറ്റമില്ലാതെ നിര്ത്തുക
ലിബ്രിയോഫീസ് ഇംപ്രസ് tab ല് സൈസ് ഓപ്ഷൻസ് പ്രവര്ത്തനരഹിതമാക്കിയിരിക്കുന്നത് നിങ്ങള്ക്ക് കാണാം
ഇതിന് കാരണം പ്രിന്റ് ന്റെ സൈസ് എന്നത് ഷീറ്റിലെ സ്ലൈട്സ്ന്റെ എണ്ണം കൂടാതെ ഷീറ്റിന്റെ വലുപ്പത്തെ അശ്രയിച്ചിരിക്ക്കുന്നു
പ്രിന്റർ കൃത്യമായി കോണ്ഫിഗര് ചെയ്തിട്ടുണ്ടെങ്കില് പ്രിന്റർ അച്ചടിച്ചു തുടങ്ങേണ്ടതാണ്
നമുക്കാദ്യ സ്ലൈഡ് ലേയ്ക്ക് പോയി നോട്ട്സ് tab ല് ക്ലിക്ക് ചെയ്യുക
ഇവിടെ നമ്മള് നോട്ടിൽ ടൈപ്പ് ചെയ്യുക തിസ് ഐഎസ് a സാംപിൾ നോട്ട് എന്ന്
നിങ്ങളുടെ സ്ലയ്ടിൽ ടൈപ്പ് ചെയ്ത നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ ഫൈൽ ഉം പ്രിന്റ് ക്ലിക്ക് ചെയ്യുക
ജനറൽ tab ല് പ്രിന്റ് ലെ ഡോക്യുമെന്റ് ഫീൽഡ് ല് ക്ലിക്ക് ചെയ്യുക തുടര്ന്ന് നോട്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
ഇടതുഭാഗത്തായി പ്രിവ്യൂ പേജില് പോവുക
ഇത് സ്ലൈഡ് ന് ചുവടെ ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ട് കാണിക്കുന്നു
ഇനി ലിബ്രിയോഫീസ് ഇംപ്രസ് tab ല് ക്ലിക്ക് ചെയ്യുക
നമ്മള് നോട്സ് പ്രിന്റ് ചെയ്യുമ്പോള് സൈസ് ഓപ്ഷൻസ് ലഭ്യമല്ല എന്ന് ഓര്ക്കുക
ഇനി പ്രിന്റ് ബട്ടൺ ല് ക്ലിക്ക് ചെയ്യുക
പ്രിന്റർ ശരിയായി കോണ്ഫിഗര് ചെയ്തിട്ടുണ്ടെങ്കില് പ്രിന്റർ ഇതിനകം പ്രിന്റിംഗ് ആരംഭിക്കേണ്ടതാണ്
അവസാനമായി പ്രസന്റേഷൻ നിടെ സ്ലൈഡ്സ് ന്റെ ഔട്ട്ലൈന് പ്രിന്റ് ചെയ്യാന് ഫൈൽ ഉം പ്രിന്റ് ഉം ക്ലിക്ക് ചെയ്യുക ജനറൽ tab ലെ പ്രിന്റ് ല് ഡോക്യുമെന്റ് ഫീൽഡ് ല് ഔട്ട്ലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇടതുഭാഗത്തായുള്ള പ്രിവ്യൂ പേജില് നോക്കുക
ഇത് നിങ്ങളുടെ സ്ലൈഡ്സ് ന്റെ ഔട്ട്ലൈന് ക്രമം സ്ലൈഡ് ഹെഡിംഗ്സ് കൂടാതെ sub പോയിന്റ്സ് എന്നിവയോടൊപ്പം കാണിക്കും ലിബ്രിയോഫീസ് ഇംപ്രസ് tab ല് ക്ലിക്ക് ചെയ്യുക
ഒരിക്കല് കൂടി ശ്രദ്ധിക്കുക അതായത് സൈസ് ഓപ്ഷൻസ് എന്നത് പ്രിന്റ് ഔട്ട്ലൈൻ ചെയ്യുമ്പോള് ലഭ്യമല്ല
ഇനി പ്രിന്റ് ബട്ടൺ ല് ക്ലിക്ക് ചെയ്യുക
പ്രിന്റർ കൃത്യമായി കോണ്ഫിഗര് ചെയ്തിട്ടുണ്ടെങ്കില് പ്രിന്റർ അച്ചടിച്ചു തുടങ്ങേണ്ടതാണ്
ഇതോടുകൂടി നമ്മുടെ ഈ ട്യൂട്ടോറിയൽ അവസാനിച്ചു ഇവിടെ നമ്മൾ സ്ലൈഡ്സ് ഹാൻഡൌട്ട്സ് നോട്ട്സ് കൂടാതെ ഔട്ട്ലൈൻ ന്റെ പ്രിന്റിംഗ് നെ കുറിച്ച് പഠിച്ചത് ഈ കോമ്പ്രഹന്ഷന് ടെസ്റ്റ് അസൈന്മെന്റ് പരീക്ഷിക്കുക
പുതിയൊരു പ്രസന്റേഷൻ സൃഷ്ടിക്കുക
രണ്ടാമത്തെ സ്ലൈഡ് മാത്രം പ്രിന്റ് ചെയ്യുക അതും ആദ്യ നാല് സ്ലൈഡ്സ് ഹാൻഡൌട്ട് കളായി വേണം
താഴെക്കാണുന്ന ലിങ്ക് ല് ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മരൈസ് ചെയ്യുന്നു
നിങ്ങള്ക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്കത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വര്ക്ഷോപ്പുകള് നടത്തുന്നു
ഓണ്ലൈന് പരീക്ഷ ജയിക്കുന്നവര്ക്ക് സാക്ഷ്യപത്രങ്ങള് നല്കുന്നു കൂടുതല് വിശദാംശങ്ങള്ക്കായി എഴുതുക സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ്
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഭാഗമാണ്
ഇതിനെ പിന്തുണയ്ക്കുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ്
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ ഇൻട്രോ യില് ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ ഞങ്ങളോടൊപ്പം ചേർന്നതിനു നന്ദി